പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം.എങ്ങനെ പോകുന്നു കേരളത്തിൽ കാര്യങ്ങളൊക്കെ .

നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിന്റെ ഫുഡ്‌ എന് പേറയുവാണെങ്കിൽ ഇപ്പോ ഇവൻ കേരളത്തിലെ ആലപ്പുഴ തന്നെ ആണെങ്കിൽ തന്നെ അവിടുത്തെ ചട്ടി ചോറ് ഭയങ്കര ഫേമസ്‌ ആണ് .കരിമീൻ പൊളളിച്ചത് . ഇപ്പോ.നിങ്ങടെ നാട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം .നിങ്ങളുടെ രീതികളെ കുറിച്ച് എല്ലാം പറഞ്ഞാൽ കൊള്ളാം എന്നുണ്ട് . കേരളത്തിലെ ഭക്ഷണ രീതി എന്ന് പറയുന്നത് തനതായ ഒരു ഭക്ഷണ രീതി ആണ് .ഏതു രാജ്യക്കാരും ഇഷ്ടപെടുന്ന ഒരു ഭക്ഷണം . അതിൽ തന്നെ പലതരം ഭക്ഷണങ്ങൾ ഉണ്ട് .ഇപ്പോ ചേട്ടൻ പറഞ്ഞതുപോലെ ,ചട്ടിച്ചോർ .അത് വളരെ ഫേമസ്‌ ആയ വൈവിധ്യമാര്ന്ന ഒരു ഭക്ഷണം ആണ് . ചട്ടിച്ചോറിൽ ഒരുപാടു വിഭവങ്ങൾ ഉണ്ട് .

അത് രുചിച്ചു നോക്കാതെ കേരളക്കാർ ഒന്നും ഇന്ന് ഇല്ല എന്ന് വേണം പറയാൻ .ചുരുക്കം ചിലർ മാത്രമേ അതിന്റെ രുചി അറിയാത്തതായി ഉള്ളു അതെ അതെ.കേരളത്തിൽ നമ്മുടെ ഇപ്പോഴത്തെ രീതി അനുസരിച്ചു പറയുവാണെങ്കിൽ ,കേരളത്തിൽ ചോറും കറികളും തന്നെ ഫേമസ്‌ ആണ് . ഫുഡ്‌ ഇന്റെ കാര്യം പറയുവാണെങ്കിൽ തന്നെ നമ്മുടെ കേരളത്തില് പലകൂട്ടം വിഭവസമൃദ്ധമായ ആഹാര രീതികൾ ആണ് ഇപ്പോൾ നിലവിൽ ഉള്ളത് . അതെ അതെ.ആഹാരരീതികളിൽ മുന്നിട്ടു എപ്പോഴും ,കേരളം എന് പറയുമ്പോ തന്നെ ആഹാരരീതിയിൽ മുന്നിട്ടു നില്കുന്നത് നമ്മുടെ നാടൻ ചോറ് .

അതാണ് എപ്പോഴും കേരത്തിൽ.കേരളത്തിൻെറ ഭക്ഷണം എന്ന് പറയുമ്പോ ഒന്നാമതായി മനസ്സിൽ വേരുവ ചോറ് ആണ് .

ചോറ്, സാമ്പാറു .സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ -വെഗ്‌ ഒഴുവാക്കിയിട്ടു ചോറ് സാമ്പാറു ഉപ്പേരി ഒഴിച്ച് മാറ്റാൻ പറ്റാത്ത ഒന്ന് ആണ് അഡ പ്രഥമൻ സേമിയ പായസം ഇതെല്ലം നമുക്കു ഒരിക്കലും ഒഴിച്ച് കൂട്ടാൻ പറ്റാത്ത രീതിയിൽ ഉള്ള ഒരു സാധനം ആണ് .

നമുക്കു ഇപ്പോൾ നിലവില് ഇവിടുത്തെ രീതികളെ കുറിച്ച് പറയുവാണെങ്കിൽ , വിദേശത്തു നിന്ന് വരുന്ന കറികളും കാര്യങ്ങളും ,കരിമീൻ പോളളിച്ചതും ഞണ്ടു കറി ,എടുത്തു പറയുവാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ വീടുകളിൽ വാഴ ഇലയിൽ വിളമ്പുന്ന ചോറും സാമ്പാറും അവിയലും

പല യൂട്യൂബർസ്‌ ഉം ഇങ്ങനെ ചെയ്തിട്ട് ഇപ്പോ കേരളത്തിലേക്ക് ആളുകളുടെ ഒഴുക്ക് ആണ് . അതെ അതെ.പുറം നാട്ടിൽ നിന്ന് ഒക്കെ കേരളത്തിലെ ഫുഡ്‌ ഭക്ഷിക്കാൻ തന്നെ വളരെ ധാരാളം ആള്ക്കാര് വരുന്നുണ്ട് .കേരളത്തിലെ ഫുഡ്‌ ഇനെ പറ്റി പറയുവാണെങ്കിൽ തന്നെ ,നമ്മൾ ഇവിടെ സദ്യ കഴിക്കാൻ നേരത്തു ആണെങ്കിൽ തന്നെ അതിന്റെതായ ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടു ആണ് ഫുഡ്‌ കഴിക്കുന്നത്. നമ്മള് ദൈവത്തെ വിളിച്ചിട്ടു ആണ് ഫുഡ്‌ കഴിക്കാറ് പൊതുവെ .

ആ ഒരു വൃത്തി .അത് കണ്ടിട്ട് ആണ് ഒരുപാടു വിദേശികള് എല്ലാരും കേരളത്തിലേക്ക് എത്തുന്നത് .

പ്രത്യേകിച്ച് പുട്ടു കടല .അങ്ങനെ നമ്മുടേതായ ഓരോരോ, പലതരം അത് തേടി പിടിച്ചു ആള്ക്കാര് വരുന്നത് ഈ കേരളത്തിന്റെ മഹിമ കണ്ടിട്ട് തന്നെ ആണ് . നമുക്കൊക്കെ അവിയലും പുളിശ്ശേരി തൈര് കൂട്ടാൻ സാമ്പാറു പപ്പടം .ഇതൊക്കെ എന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിന്റെ ഒരു മഹിമ എത്ര തോളം ഉണ്ടെന്നു എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെ ആണ് . കുറെ എഴുത്തുകാരന്മാരും എല്ലാം കേരളത്തെ കുറിച്ച് മനോഹരമായി ,ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് ആണ് ശെരിക്കും പറയുവാണെങ്കിൽ കേരളത്തെ വിളിക്കാറ് . കേരളത്തെ എല്ലാരും വിശേഷിപ്പിക്കുന്നത് അങ്ങനെ തന്നെ ആളാണ് ഗോഡ്സ്‌ ഓൺ കണ്ട്രി ,ദഹിവാതിന്റെ സ്വന്തം നാട് .

പ്രജീന കാലം മുതലേ നമ്മുടെ ഭക്ഷണത്തിനു പ്രിയം വളരെ കൂടുതൽ ആണ് അതുപോലെ ഒരു തക്കാളി സൂപ്പ്‌ ആദ്യമായി കേരളത്തിൽ ഉണ്ടായതു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ആണ് .വളരെ ഏറെ കാലങ്ങൾക്കു മുമ്പേ .

ഇപ്പോൾ താങ്കൾക്കു ഏതെല്ലാം ഫുഡ്‌ രീതികൾ ആണ് പൊതുവെ ഇഷ്ടപെടാറുള്ളത് ,കേരളത്തിലെ സംബന്ധിച്ചു . കേരളത്തിലെ എടുത്തു പറയുവാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ,സദ്യ, കേരളത്തിന്റെ തനതായ സദ്യ .അതിപ്പോ ഒരു കല്യത്തിന് പോയാലും പ്രത്യേകിച്ച് ഒരു പരിപാടിയിൽ ആയാലും തന്നെ സദ്യ .സദ്യക്കു നൂറു കൂട്ടം വിഭവങ്ങൾ ഉള്ള സദ്യ വരെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് .